രണ്ട് കസേരകളിണ്ട് അതുപോലെതന്നെ ടേബിളില് ഭക്ഷണം കഴിച്ചതിന്റെ ഒരു ഏഹ് ഇല ഇരിക്കുന്നുണ്ട്.

റൂമ് വെള്ളയും പച്ചയും പെയിൻറ് അടിച്ചിട്ടുണ്ട് മാത്രമല്ല അവിടെ ഓറഞ്ച് കസേരയും ഉണ്ട്.

ഒരു പച്ചക്കറി കടയുടെ ചിത്രമാണ് ഇവിടെ കുറെ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ അടിക്കി വെച്ചിട്ടുണ്ട്.

അതിനു മുന്നിലായിട്ട് കുറച്ച് വണ്ടികൾ ഒക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്.